എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം
മൻ കി ബാത്തിനു വേണ്ടിയുള്ള കത്തുകൾ വരുമ്പോൾ അഭിപ്രായങ്ങൾ വരുമ്പോൾ പല വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ട്
അവയിലൂടെ ഞാൻ കണ്ണോടിക്കുമ്പോൾ പലരും ഒരു പ്രധാന കാര്യം ഓർക്കുന്നതായി കണ്ടു
ങ്യ ഴീ് യിൽ ആര്യൻശ്രീ ബാംഗ്ലൂരിൽ നിന്നും അനൂപ് റാവു നോയ്ഡയിൽ നിന്ന് ദേവേശ് ഠാണേയിൽ നിന്ന് സുജിത്ത് തുടങ്ങിയവർ ഇങ്ങനെ പറഞ്ഞു മോദിജീ ഇത്തവണ മൻ കി ബാത്തിന്റെ 75ാം പതിപ്പാണല്ലോ
താങ്കൾക്ക് ആശംസകൾ നേരുന്നു
ഇത്രയും സൂക്ഷ്മദൃഷ്ടിയോടു കൂടി നിങ്ങൾ മൻ കി ബാത്തിനെ പിൻതുടരുന്നു
അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന് ഞാൻ ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു
ഇത് എന്ന സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്
സന്തോഷകരമായ വിഷയമാണ്
ഞാനും നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുകയാണ്
മൻ കി ബാത്തിന്റെ എല്ലാ ശ്രോതാക്കളോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു
കാരണം നിങ്ങളെ കൂടാതെ ഈ യാത്ര സാധിക്കുമായിരുന്നില്ല
നമ്മൾ എല്ലാവരും ചേർന്ന് ഈ വൈചാരികവും ചിന്താപരവുമായ യാത്ര തുടങ്ങിയത് ഇന്നലെയാണെന്നു തോന്നും
അന്ന് 2014 ഒക്ടോബർ 3
പവിത്രമായ വിജയദശമി ദിവസമായിരുന്നു
നിമിത്തമെന്നു പറയട്ടെ ഇന്ന് ഹോളികാ ദഹനമാണ്
ഒരു ദീപത്തിൽ നിന്ന് രണ്ടാമത്തേത്
അങ്ങനെ നമ്മുടെ രാഷ്ട്രം മുഴുവൻ പ്രകാശപൂരിതമാകട്ടെ എന്ന ഭാവനയിലൂടെയാണ് നമ്മൾ മുന്നോട്ടുള്ള മാർഗ്ഗം നിശ്ചയിച്ചത്
നമ്മൾ രാജ്യത്തിന്റെ ഓരോ കോണിലുമുള്ള ആളുകളുമായി സംവദിച്ച് അവരുടെ അസാധാരണമായ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി
നമ്മുടെ രാജ്യത്തിന്റെ വിദൂരങ്ങളായ കോണുകളിൽ എത്ര അത്ഭുതകരമായ കാര്യങ്ങളാണ് ഒളിഞ്ഞു കിടന്നിരുന്നത് എന്ന് നിങ്ങളും അനുഭവിച്ചറിഞ്ഞു
ഭാരതമാതാവിന്റെ മടിത്തട്ടിൽ ഏതൊക്കെ രീതിയിലുള്ള രത്നങ്ങളാണ് വളരുന്നത് ഇവർ എനിക്ക് സ്വയം സമൂഹത്തെ നോക്കിക്കാണാനും സമൂഹത്തെ മനസ്സിലാക്കാനും സമൂഹത്തിന്റെ കഴിവിനെ തിരിച്ചറിയുവാനുമുള്ള അത്ഭുതകരമായ ഒരനുഭവം തന്നെ പ്രദാനം ചെയ്യുന്നു
ഈ 75 ഭാഗങ്ങളിൽ നമ്മൾ എത്രയെത്ര വിഷയങ്ങളിലൂടെ കടന്നുപോയി
ചിലപ്പോൾ നദികളുടെ കാര്യം
മറ്റുചിലപ്പോൾ ഹിമാലയത്തിലെ കൊടുമുടികളുടെ കാര്യം
ചില സന്ദർഭങ്ങളിൽ മരുഭൂമികളെപ്പറ്റി
ചിലപ്പോൾ പ്രകൃതിദുരന്തങ്ങളുടെ കാര്യമാണെങ്കിൽ മറ്റുചിലപ്പോൾ മനുഷ്യസേവനത്തിന്റെ എണ്ണമില്ലാത്ത കഥകളുടെ അനുഭൂതികൾ
മറ്റുചിലപ്പോൾ സാങ്കേതികതയിലൂന്നിയ കണ്ടുപിടുത്തങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും അജ്ഞാതമായ കോണുകളിൽ നിന്നുള്ള നൂതനങ്ങളായ അനുഭവകഥകൾ
ശുചിത്വത്തിന്റെ കാര്യം നമ്മുടെ പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള ചർച്ചകൾ ഇവ മാത്രമല്ല കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ
എന്താണ് ഇല്ലാതിരുന്നത് എന്ന് നിങ്ങൾ തന്നെ നോക്കൂ
എത്രയെത്ര വിഷയങ്ങൾ നമ്മൾ സ്പർശിച്ചു
അവയ്ക്കും എണ്ണമില്ലതന്നെ
ഇതിലൂടെ ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ അതുല്യമായ സംഭവനകൾ നൽകിയ പല മഹാന്മാർക്കും നമ്മൾ സമയാസമയങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു
അവരെക്കുറിച്ച് മനസ്സിലാക്കി
നമ്മൾ പല ലോകപ്രശ്നങ്ങളും ചർച്ച ചെയ്തു
അവയിൽ നിന്നും പ്രേരണ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു
നിങ്ങൾ ധാരാളം കാര്യങ്ങൾ എനിക്കു പറഞ്ഞുതന്നു
അനേകം ആശയങ്ങൾ പ്രദാനം ചെയ്തു
ഒരുവിധത്തിൽ പറഞ്ഞാൽ ഈ വൈചാരിക യാത്രയിൽ നിങ്ങൾ എന്നോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്നു
എന്നോടുകൂടി ചേർന്നുനിന്നു
ചില പുതിയ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടിരുന്നു
ഇന്ന് ഈ 75ാം ഭാഗത്തിന്റെ സമയത്ത് മൻ കി ബാത്തിനെ വിജയകരമാക്കുകയും സമൃദ്ധമാക്കുകയും അതിനോടു കൂടിച്ചേരുകയും ചെയ്ത എല്ലാ ശ്രോതാക്കൾക്കും ആയിരമായിരം നന്ദി രേഖപ്പെടുത്തുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ എത്ര സുഖകരമായ നിമിത്തമാണെന്നു നോക്കൂ
ഇന്ന് 75ാം മൻ കി ബാത്തിന്റെ സമയമാണ്
സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് അമൃതമഹോത്സവത്തിന്റെ ശുഭാരംഭം കുറിക്കുന്നതും ഈ മാസത്തിൽ തന്നെയാണ്
അമൃതമഹോത്സവത്തിന്റെ തുടക്കം കുറിച്ചത് ദണ്ഡി യാത്രയുടെ അതേ ദിവസമാണ്
ഈ ഉത്സവം 2023 ആഗസ്റ്റ് 15 വരെ തുടർന്നുപോകും
അമൃതമഹോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നമ്മുടെ രാജ്യത്ത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു
വെവ്വേറെ സ്ഥലങ്ങളിൽ നിന്നും പരിപാടിയുടെ ചിത്രങ്ങളും വാർത്തകളും അറിവുകളും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു
ഇങ്ങനെയുള്ള ചില ചിത്രങ്ങളോടൊപ്പം ഒരു സന്ദേശം ഝാർഖണ്ഡിൽ നിന്നുള്ള നവീൻ ചമാീ ആപ്പിലൂടെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്
അദ്ദേഹം അമൃതമഹോത്സവത്തിന്റെ പരിപാടികൾ കണ്ടു എന്നും സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും കുറഞ്ഞത് 10 സ്ഥലങ്ങളിലെങ്കിലും പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും എനിക്ക് എഴുതിയിരുന്നു
അദ്ദേഹത്തിന്റെ ലിസ്റ്റിലെ ആദ്യ പേര് ഭഗവാൻ ബിർസ മുണ്ഡയുടെ ജന്മസ്ഥലമാണ്
ഝാർഖണ്ഡിലെ ആദിവാസികളായ സ്വാതന്ത്ര്യസമരസേനാനികളുടെ കഥകൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പ്രചരിപ്പിക്കും എന്നാണ് നവീൻ എഴുതിയിരിക്കുന്നത്
അല്ലയോ നവീൻ നിങ്ങളുടെ ഈ ചിന്തയ്ക്ക് ഞാൻ നന്ദിപറയുന്നു
സുഹൃത്തുക്കളേ ഏതെങ്കിലും സ്വാതന്ത്ര്യസമരസേനാനിയുടെ സംഘർഷങ്ങളുടെ കഥയാകട്ടെ ഏതെങ്കിലും സ്ഥലത്തിന്റെ ചരിത്രമായിക്കൊള്ളട്ടെ രാഷ്ട്രത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കഥകളാകട്ടെ ഈ അമൃതമഹോത്സവത്തിന്റെ അവസരത്തിൽ നിങ്ങൾക്ക് അവ രാഷ്ട്രത്തിന്റെ മുൻപിൽ വെച്ച് നമ്മുടെ രാഷ്ട്രത്തിലെ ജനങ്ങളെ അതുമായി ബന്ധപ്പെടുത്തുവാനുള്ള മാധ്യമമായി പ്രവർത്തിക്കാൻ കഴിയും
കൺമുന്നിൽ തന്നെ വളരെ പെട്ടെന്ന് അമൃതമഹോത്സവം അനേകം പ്രേരണപ്രദമായ അമൃതബിന്ദുക്കളെക്കൊണ്ട് നിറയും
പിന്നെ ഒഴുകുന്ന ആ അമൃതധാര നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വർഷം വരെ പ്രേരണ നൽകിക്കൊണ്ടേയിരിക്കും എന്നും നമുക്ക് കാണാവുന്നതാണ്
അത് രാഷ്ട്രത്തെ പുതിയ പുതിയ ഉയരങ്ങളിലെത്തിക്കും
എന്തെങ്കിലും ചെയ്യുവാനുള്ള ആവേശം നമ്മിലുണ്ടാക്കും
സ്വാതന്ത്ര്യസമരത്തിൽ നമ്മുടെ സേനാനികൾ എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചു
കാരണം അവർ രാഷ്ട്രത്തിനു വേണ്ടിയുള്ള ത്യാഗത്തേയും ആത്മാഹൂതിയെയും സ്വന്തം കർത്തവ്യമായി കണക്കാക്കിയിരുന്നു
അവരുടെ ത്യാഗത്തിന്റേയും ആത്മാഹൂതിയുടെയും അനശ്വരഗാഥകൾ ഇന്ന് നമ്മെ നിരന്തരം കർത്തവ്യത്തിന്റെ മാർഗ്ഗത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കട്ടെ
ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്
നിയതം കുരു കർമ്മ ത്വം കർമ്മ ജ്യായോ ഹയ കർമ്മണ അതേ ഭാവത്തോടു കൂടി നാമെല്ലാവരും വിധിക്കപ്പെട്ട കർമ്മങ്ങൾ പൂർണ്ണമായ നിഷ്ഠയോടു കൂടി അനുഷ്ഠിക്കണം
നമ്മൾ പുതിയ പ്രതിജ്ഞ എടുക്കണം എന്നതാണ് അമൃതമഹോത്സവം കൊണ്ട് അർത്ഥമാക്കുന്നത്
ആ പ്രതിജ്ഞ സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടിയായിരിക്കണം
രാഷ്ട്രത്തിന്റെ നന്മയ്ക്കു വേണ്ടിയായിരിക്കണം
ഭാരതത്തിന്റെ ഉജ്ജ്വലമായ ഭാവിക്കു വേണ്ടിയുള്ളതായിരിക്കണം
ആ പ്രതിജ്ഞയിൽ എനിക്ക് സ്വന്തമായി ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകണം
എന്റെ കർത്തവ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിരിക്കണം
ഗീതയനുസരിച്ച് ജീവിക്കാനുള്ള ഈ സുവർണ്ണാവസരം നമുക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ കഴിഞ്ഞ വർഷം ഇതേ മാർച്ച് മാസത്തിലാണ് രാജ്യത്തെ ജനങ്ങൾ ആദ്യമായി ജനതാ കർഫ്യൂ എന്ന വാക്ക് കേട്ടത്
എന്നാൽ ഈ മഹത്തായ രാജ്യത്തെ മഹാ പ്രജകളുടെ മഹാശക്തിയുടെ അനുഭവം ഒന്നു കേൾക്കൂ
ജനതാ കർഫ്യൂ ലോകത്തിനു മുഴുവൻ ഒരു ആശ്ചര്യമായിരുന്നു
അച്ചടക്കത്തിന്റെ അത്ഭുതകരമായ ഒരു ഉദാഹരണമായിരുന്നു അത്
വരും തലമുറ തീർച്ചയായും ഇക്കാര്യത്തിൽ അഭിമാനിക്കുക തന്നെ ചെയ്യും
അതുപോലെ തന്നെ നമ്മുടെ കൊറോണ പോരാളികളെ ആദരിക്കുന്നതിനു വേണ്ടി പാത്രം കൊട്ടുക കൈ കൊട്ടുക ദീപം തെളിയിക്കുക തുടങ്ങിയവയും
അത് കൊറോണാ പോരാളികളുടെ മനസ്സിനെ എത്ര സ്പർശിച്ചു എന്നത് നിങ്ങൾ ഊഹിക്കുന്നതിനും അപ്പുറത്താണ്
ഇക്കാരണം കൊണ്ടു തന്നെയാണ് അവർ നീണ്ട ഒരു വർഷം തളരാതെ തുടരെ അടിയുറച്ചു നിന്നത്
രാജ്യത്തെ ഓരോ പൌരന്റെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഠിനമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്നത്
കൊറോണയുടെ വാക്സിൻ എപ്പോൾ വരും എന്നതായിരുന്നു കഴിഞ്ഞവർഷം ഇതേ സമയത്തെ ചോദ്യം
സുഹൃത്തുക്കളേ ഇന്ന് ഭാരതത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ പരിപാടി നടന്നുവരികയാണ് എന്നത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്
വാക്സിനേഷൻ പരിപാടിയുടെ ചിത്രങ്ങളെ കുറിച്ച് ഭുവനേശ്വറിലെ പുഷ്പ ശുക്ല എനിക്ക് എഴുതിയിരുന്നു
വാക്സിൻ വന്നപ്പോൾ വീട്ടിലെ പ്രായമായവരിൽ ഉത്സാഹം വർദ്ധിച്ചിരിക്കുകയാണെന്നും അതിനെക്കുറിച്ച് ഞാൻ മൻ കി ബാത്തിൽ സൂചിപ്പിക്കണമെന്നുമാണ് അവർ പറയുന്നത്
ശരിയാണ് സുഹൃത്തുക്കളെ ശരിയാണ് രാജ്യത്തിന്റെ ഓരോ കോണിൽ നിന്നും നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു
നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു
യു പിയിലെ ജൌൻപൂരിൽ നിന്ന് 109 വയസ്സുള്ള വൃദ്ധയായ അമ്മ രാമദുലൈയാ വാക്സിനേഷൻ എടുത്തുകഴിഞ്ഞു
അതുപോലെ ഡൽഹിയിലും 107 വയസ്സുള്ള ശ്രീ കേവൽകൃഷ്ണയും വാക്സിൻ എടുത്തുകഴിഞ്ഞു
അതുപോലെ ഹൈദരാബാദിൽ 100 വയസ്സുള്ള ശ്രീ ജയ ചൌധരിയും വാക്സിൻ എടുത്തു
തീർച്ചയായും എല്ലാവരും വാക്സിൻ എടുക്കണമെന്നാണ് ഇവരെല്ലാം അപേക്ഷിക്കുന്നത്
ജനങ്ങൾ അവരുടെ വീട്ടിലെ പ്രായമായവർക്ക് വാക്സിൻ എടുത്തശേഷം അവരുടെ ഫോട്ടോ ട്വിറ്ററിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്
കേരളത്തിലെ ഒരു യുവാവ് ആനന്ദൻ നായർ ഇതിന് ഒരു പുതിയ പദം നൽകിയിരിക്കുന്നു വാക്സിൻ സേവനം
ഇതുപോലുള്ള സന്ദേശങ്ങൾ ഡൽഹിയിൽ നിന്ന് ശിവാനിയും ഹിമാചലിൽ നിന്ന് ഹിമാംശുവും മറ്റു പല യുവാക്കളും അറിയിച്ചിരിക്കുന്നു
ഞാൻ നിങ്ങൾ എല്ലാ ശ്രോതാക്കളുടെയും ചിന്തകളെ പ്രശംസിക്കുവാൻ ആഗ്രഹിക്കുന്നു
ഇതിന്റെയൊക്കെ ഇടയിലും കൊറോണയോട് യുദ്ധം എന്ന മന്ത്രം തീർച്ചയായും ഓർക്കണം
മരുന്നും വേണം നിഷ്ക്കർഷയും വേണം
പക്ഷേ എനിക്കു പറയാനുള്ളത് അതല്ല നമുക്കും ജീവിക്കണം
സംവദിക്കണം
മറ്റുള്ളവരോടു പറയണം മരുന്നും അനിവാര്യം നിഷ്ക്കർഷയും അനിവാര്യം
ഇതിനുവേണ്ടി മറ്റുള്ളവരേയും പ്രതിബദ്ധരാക്കിക്കൊണ്ടിരിക്കണം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ എനിക്ക് ഇൻഡോറിൽ താമസിക്കുന്ന ശ്രീമതി സൌമ്യയ്ക്ക് ഇന്ന് നന്ദി പറയേണ്ടതുണ്ട്
അവർ ഒരു വിഷയത്തിലേക്ക് എന്റെ ശ്രദ്ധ ആകർഷിച്ചു
അതിനെക്കുറിച്ച് മൻ കി ബാത്തിൽ ചർച്ച ചെയ്യണമെന്നും പറഞ്ഞു
ഭാരതത്തിലെ ക്രിക്കറ്റർ മിതാലി രാജിന്റെ പുതിയ റെക്കോർഡ് ഇതാണ് വിഷയം
ഈയിടെ അന്താരാഷ്ട്രീയ ക്രിക്കറ്റിൽ ശ്രീമതി മിതാലി പതിനായിരം റൺ തികച്ച ഭാരതത്തിലെ ആദ്യ വനിതാ ക്രിക്കറ്റർ ആയിരിക്കുകയാണ്
അവരുടെ ഈ നേട്ടത്തിൽ ഒരായിരം അഭിനന്ദനങ്ങൾ
ഏകദിന ക്രിക്കറ്റിലും ഏഴായിരം റൺ എടുത്ത ഏക അന്താരാഷ്ട്ര വനിതാ കളിക്കാരിയും അവർ തന്നെ
വനിതാ ക്രിക്കറ്റിന്റെ മണ്ഡലത്തിൽ അവരുടെ സംഭാവന മഹത്തരമാണ്
രണ്ടു ദശകങ്ങളിലേറെ നീണ്ട തന്റെ കരിയറിൽ ശ്രീമതി മിതാലി രാജ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രേരണയായി
അവരുടെ കഠിനമായ പരിശ്രമത്തിന്റേയും വിജയത്തിന്റേയും കഥ വനിതാ ക്രിക്കറ്റ് കളിക്കാർക്ക് മാത്രമല്ല പുരുഷ ക്രിക്കറ്റർമാർക്കും പ്രേരകമാണ്
സുഹൃത്തുക്കളേ ഈ മാർച്ച് മാസത്തിൽ നമ്മൾ വനിതാദിനം ആഘോഷിച്ചപ്പോൾ അനേകം വനിതാ കളിക്കാർ മെഡലുകളും റെക്കോർഡുകളും സ്വന്തമാക്കി എന്നത് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്
ഡൽഹിയിൽ സംഘടിപ്പിച്ച ഐ എസ് എസ് എഫ് ലോക കപ്പ് ഷൂട്ടിംഗിൽ ഭാരതം ഒന്നാമതായി
സ്വർണ്ണ മെഡലിന്റെ എണ്ണത്തിൽ ഭാരതം മത്സരിച്ച് മുന്നേറി
ഭാരതത്തിലെ വനിതാപുരുഷ ഷൂട്ടർമാരുടെ ഉജ്ജ്വലമായ പ്രകടനമാണ് ഇതിന് കാരണമായത്
ഇതിനിടയിൽ ശ്രീമതി പി വി സിന്ധു ബി ഡബ്ല്യൂ എഫ് സ്വിസ് ഓപ്പൺ സൂപ്പർ 300 ടൂർണ്ണമെന്റിൽ വെള്ളിമെഡൽ നേടി
ഇന്ന് വിദ്യാഭ്യാസം മുതൽ സംരംഭകത്വത്തിൽ വരെ സായുധസേന മുതൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വരെ രാഷ്ട്രത്തിന്റെ പെൺമക്കൾ തങ്ങളുടേതായ വ്യക്തിത്വം നേടിക്കഴിഞ്ഞു
നമ്മുടെ പെൺകുട്ടികൾ സ്പോർട്സിൽ തങ്ങളുടേതായ പുതിയ സ്ഥാനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നത് എനിക്ക് പ്രത്യേക സന്തോഷം നൽകുന്ന കാര്യമാണ്
പ്രൊഫഷണൽ ചോയ്സ് എന്ന നിലയിൽ സ്പോർട്സ് ഇഷ്ടവിഷയമായി ഉയർന്നു വന്നിരിക്കുകയാണ്
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ കുറച്ചുകാലം മുൻപു നടന്ന മാരിടൈം ഇന്ത്യ സമ്മിറ്റ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ ഉച്ചകോടിയിൽ ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എത്ര കാര്യങ്ങൾ നടക്കുന്നു
എല്ലാ കാര്യങ്ങളും എങ്ങനെ ഓർത്തുവെയ്ക്കും
എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നത് സ്വാഭാവികം മാത്രം
എന്നാൽ എന്റെ ഒരാഗ്രഹത്തെ ശ്രീ ഗുരുപ്രസാദ് വളരെ താല്പര്യത്തോടു കൂടി മുന്നോട്ടു കൊണ്ടുപോയി എന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു
ഈ ഉച്ചകോടിയിൽ ഞാൻ രാജ്യത്തെ ലൈറ്റ് ഹൌസ് കോംപ്ലക്സുകൾക്ക് സമീപത്ത് ടൂറിസം സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു
ശ്രീ ഗുരുപ്രസാദ് തമിഴ്നാട്ടിലെ രണ്ട് ലൈറ്റ് ഹൌസുകൾ ചെന്നൈ ലൈറ്റ് ഹൌസും മഹാബലിപുരം ലൈറ്റ് ഹൌസും 2019 ൽ സന്ദർശിച്ച തന്റെ യാത്രാനുഭവങ്ങൾ പങ്കുവെച്ചിരുന്നു
മൻ കി ബാത്തിന്റെ ശ്രോതാക്കളെ അത്ഭുതപരതന്ത്രരാക്കുന്ന ധാരാളം രസകരമായ കാര്യങ്ങൾ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്
ഉദാഹരണമായി എലിവേറ്റർ ഉള്ള ലോകത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ലൈറ്റ് ഹൌസുകളിൽ ഒന്നാണ് ചെന്നൈ ലൈറ്റ് ഹൌസ്
ഇതു മാത്രമല്ല നഗരാതിർത്തിക്കുള്ളിൽ സ്ഥിതിചെയ്യുന്ന ഭാരതത്തിലെ ഏക ലൈറ്റ് ഹൌസാണ് ഇത്
ഇതിൽ വൈദ്യുതിക്കു വേണ്ടിയുള്ള സോളാർ പാനലുകൾ ഉണ്ട്
മറൈൻ നാവിഗേഷന്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ലൈറ്റ് ഹൌസിലെ പൈതൃക മ്യൂസിയത്തെ കുറിച്ചും ശ്രീ ഗുരുപ്രസാദ് പറഞ്ഞിരിക്കുന്നു
മ്യൂസിയത്തിൽ എണ്ണയിൽ എരിയുന്ന വലിയ വലിയ വിളക്കുകൾ മണ്ണെണ്ണ വിളക്കുകൾ പെട്രോളിയം വേപ്പർ ലാമ്പ് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന വൈദ്യുത വിളക്കുകൾ മുതലായവയൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്
ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ മഹാബലിപുരം ലൈറ്റ് ഹൌസിനെ പറ്റിയും ശ്രീ ഗുരുപ്രസാദ് വളരെ വിസ്തരിച്ചു എഴുതിയിട്ടുണ്ട്
ഈ ലൈറ്റ് ഹൌസിന്റെ സമീപം പല്ലവ രാജാവ് മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഉൽക്കനേശ്വര ക്ഷേത്രവും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു
സ്നേഹിതരേ മൻ കീ ബാത്തിൽ ഞാൻ യാത്രയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു
എന്നാൽ ഈ ലൈറ്റ് ഹൌസ് ടൂറിസം സമാനതകൾ ഇല്ലാത്തതാണ്
സുന്ദരമായ നിർമ്മാണരീതി കൊണ്ട് ഈ ലൈറ്റ് ഹൌസുകൾ എന്നും ജനങ്ങൾക്ക് ആകർഷണകേന്ദ്രങ്ങളായിരുന്നു
വിനോദസഞ്ചാരം അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് ഭാരതത്തിൽ 71 ലൈറ്റ് ഹൌസുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്
ഈ എല്ലാ ലൈറ്റ് ഹൌസുകളിലും അവരവരുടെ കഴിവിനനുസരിച്ച് മ്യൂസിയം ആംഫി തിയേറ്റർ ഓപ്പൺ എയർ തീയേറ്റർ കഫറ്റീരിയ കുട്ടികളുടെ പാർക്ക് പരിസ്ഥിതി സൌഹൃദ കോട്ടേജുകൾ ലാൻഡ്സ്കേപ്പിംഗ് മുതലായവ തയ്യാറാക്കും
അതുപോലെ ലൈറ്റ് ഹൌസുകളെ കുറിച്ച് പറയുന്ന ഈ വേളയിൽ പ്രത്യേകതകളുള്ള ലൈറ്റ് ഹൌസിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു
ഈ ലൈറ്റ് ഹൌസ് ഗുജറാത്തിലെ സുരേന്ദ്ര നഗർ ജില്ലയിലുള്ള ജിൻഝുവാഡ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്
ഈ ലൈറ്റ് ഹൌസിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ ലൈറ്റ് ഹൌസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്നും നൂറു കിലോമീറ്ററിലധികം ദൂരത്താണ് ഇപ്പോൾ സമുദ്രതീരം എന്നതാണ് ഇതിന്റെ പ്രത്യേകത
ഇവിടെ എപ്പോഴോ ഒരുകാലത്ത് തിരക്കുള്ള ഒരു തുറമുഖം ഉണ്ടായിരുന്നുവെന്ന് വിളിച്ചു പറയുന്ന കല്ലുകളും ഈ ഗ്രാമത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും
അതായത് മുൻപ് സമുദ്രതീരം ജിൻഝുവാഡ വരെ ആയിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്
സമുദ്രം പിന്നിലോട്ടു വലിയുന്നതും കയറി വരുന്നതും ഇതിന്റെ ഒരു രൂപമാകുന്നു
ജപ്പാനിൽ ഭയങ്കര സുനാമിയുണ്ടായിട്ട് ഈ മാസം 10 വർഷം തികയുകയാണ്
ഈ സുനാമിയിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടമായി
ഇതുപോലെ ഒരു സുനാമി 2004 ൽ ഇന്ത്യയിലും വന്നു
ആ സുനാമിയിൽ ആൻഡമാൻ നിക്കോബറിലെയും തമിഴ്നാട്ടിലെയും ലൈറ്റ് ഹൌസുകളിൽ പണിയെടുത്തിരുന്ന 14 ജോലിക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു
കഠിനപ്രയത്നം ചെയ്തിരുന്ന ഈ ലൈറ്റ് ഹൌസ് കീപ്പേഴ്സിന് ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു
ഒപ്പം അവരുടെ ജോലിയെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു
പ്രിയപ്പെട്ട ദേശവാസികളേ ജീവിതത്തിന്റെ എല്ലാ തുറയിലും പുതുമ ആധുനികത അനിവാര്യമാണ്
അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതം ഭാരമായിത്തീരും
ഇന്ത്യയുടെ കാർഷിക ലോകത്തിൽ ആധുനികത കാലഘട്ടത്തിന്റെ ആവശ്യമാണ്
ഇപ്പോൾ തന്നെ വളരെ വൈകിപ്പോയി
നമ്മൾ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തിക്കഴിഞ്ഞു
കാർഷികമേഖലയിൽ പുതിയ തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പരമ്പരാഗത കൃഷിയോടൊപ്പം പുതിയ പുതിയ രീതികളും സ്വായത്തമാക്കേണ്ടത് അത്യാവശ്യമാണ്
ധവള വിപ്ലവത്തിന്റെ സമയത്ത് നമ്മൾ ഇത് മനസ്സിലാക്കിയതാണ്
ഇപ്പോൾ തേനീച്ച വളർത്തൽ ഇത്തരത്തിൽ ഒരു പുതിയ മേഖലയായി ഉയർന്നുവരികയാണ്
തേനീച്ച വളർത്തൽ നമ്മുടെ രാജ്യത്ത് തേൻ വിപ്ലവം അല്ലെങ്കിൽ സ്വീറ്റ് റെവല്യൂഷന് അടിത്തറ പാകുകയാണ്
കർഷകരിൽ വലിയൊരു സംഖ്യ ഇതുമായി സഹകരിക്കുകയാണ്
ഈ മേഖലയിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയാണ്
ഉദാഹരണത്തിന് ബംഗാളിലെ ഡാർജലിംഗിലെ ഒരു ഗ്രാമമാണ് ഗുർദും
ഉയർന്ന മലനിരകളുടെയും ഭൂമിശാസ്ത്രപരമായ മറ്റു പ്രയാസങ്ങളുടെയും ഇടയിലും ഇവിടെ കർഷകർ തേനീച്ച വളർത്തലിൽ ഏർപ്പെട്ടു
ഇന്ന് ഇവിടെ ഉല്പാദിപ്പിക്കുന്ന തേനിന് ആവശ്യക്കാർ ഏറെയാണ്
ആയതിനാൽ കർഷകരുടെ വരുമാനം വർദ്ധിക്കുന്നു
ബംഗാളിലെ സുന്ദർബൻ മേഖലയിലെ ഒർഗാനിക് തേൻ രാജ്യത്തിനു പുറത്തും ഇഷ്ടപ്പെട്ടുവരുന്നു
ഇതുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ എനിക്കൊരു വ്യക്തിഗത അനുഭവവും ഉണ്ട്
ഗുജറാത്തിലെ ബനാസ്കാൺഠായിൽ 2016 ൽ ഒരു പരിപാടിയുണ്ടായി
ആ പരിപാടിയിൽ ഞാൻ ജനങ്ങളോട് ചോദിച്ചു ഇവിടെയുള്ള സാധ്യതകൾ മുൻനിർത്തി എന്തുകൊണ്ട് ബനാസ്കാൺഠയിൽ നമുക്ക് സ്വീറ്റ് റെവല്യൂഷന്റെ ഒരു പുതിയ അദ്ധ്യായം കുറിച്ചുകൂടാ സുഹൃത്തുക്കളേ അറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും
വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ബനാസ്കാൺഠാ തേൻ ഉല്പാദനത്തിന്റെ പ്രമുഖ കേന്ദ്രമായി മാറി
ഇന്ന് ബനാസ്കാൺഠയിലെ കർഷകർ തേൻ ഉല്പാദനത്തിലൂടെ വർഷംതോറും ലക്ഷക്കണക്കിനു രൂപ സമ്പാദിക്കുന്നു
ഇതിനു സമാനമായ ഉദാഹരണം ഹരിയാനയിലെ യമുനാ നഗറിലും ഉണ്ട്
യമുനാ നഗറിലെ കർഷകർ വർഷം തോറും നൂറുകണക്കിന് ടൺ തേൻ ഉല്പാദിപ്പിച്ച് തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നു
കർഷകരുടെ ഈ പ്രയത്നത്തിന്റെ ഫലമായി രാജ്യത്ത് തേൻ ഉല്പാദനം നിരന്തരമായി വർദ്ധിക്കുന്നു
തേനിന്റെ വാർഷിക ഉല്പാദനം ഏകദേശം ഒന്നേകാൽ ലക്ഷം ടൺ ആയതിനോടൊപ്പം വലിയ അളവിൽ നമ്മൾ തേൻ വിദേശത്തേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നു
സുഹൃത്തുക്കളേ തേനീച്ച വളർത്തലിൽ വരുമാനം തേനിൽ നിന്നു മാത്രമല്ല ബീ വാക്സും വരുമാനത്തിന്റെ ഒരു വലിയ സ്രോതസ്സാണ്
ഫാർമ ഇൻഡസ്ട്രിയിൽ ഭക്ഷ്യോല്പാദന മേഖലയിൽ ടെക്സ്റ്റൈൽ കോസ്മറ്റിക് ഇൻഡസ്ട്രിയിലും ബീ വാക്സിന് വലിയ ഡിമാന്റാണ്
നമ്മുടെ രാജ്യം ഇപ്പോൾ ബീ വാക്സ് ഇറക്കുമതി ചെയ്യുകയാണ്
പക്ഷേ നമ്മുടെ കർഷകർ ഈ സ്ഥിതിയിൽ വേഗം മാറ്റം വരുത്തുകയാണ്
അതായത് അവർ ആത്മനിർഭർ ഭാരത് യജ്ഞത്തിനു സഹായിക്കുന്നു
ഇന്ന് ലോകം മുഴുവൻ ആയുർവേദത്തിലും നാച്യുറൽ ഹെൽത്ത് പ്രോഡക്ടിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു
ആയതിനാൽ തേനിന്റെ ഡിമാന്റ് വളരെ വേഗം വർദ്ധിക്കുന്നു
രാജ്യത്തെ കർഷകർ മറ്റു കൃഷിയോടൊപ്പം തേനീച്ച വളർത്തലിലും പങ്കാളികളാകണമെന്നാണ് എന്റെ ആഗ്രഹം
ഇതിനാൽ വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം അവരുടെ ജീവിതത്തിൽ മാധുര്യം കലരുകയും ചെയ്യും
പ്രിയപ്പെട്ട ദേശവാസികളേ ഈ അടുത്ത കാലത്താണല്ലോ വേൾഡ് സ്പാരോ ഡേ ആഘോഷിക്കപ്പെട്ടത്
സ്പാരോ അതായത് അടയ്ക്കാ കുരുവി
പലയിടത്തും പല പേരുകളിലാണ് ഈ കിളി അറിയപ്പെടുന്നത്
നമ്മുടെ വീടിന്റെ മതിലുകളിൽ അടുത്തുള്ള വൃക്ഷങ്ങളിൽ ഈ കുരുവികൾ ചിലയ്ക്കുമായിരുന്നു
കുരുവിയെപ്പറ്റി ഓർക്കുമ്പോൾ ഇപ്പോൾ ആളുകൾ പറയുന്നത് അവസാനമായി കുരുവിയെ കണ്ടത് വർഷങ്ങൾ മുൻപാണ് എന്നാണ്
ഇന്ന് അവയെ സംരക്ഷിക്കാൻ നമ്മൾ പാടുപെടുന്നു
ബനാറസിലെ എന്റെയൊരു കൂട്ടുകാരൻ ഇന്ദ്രപാൽ സിംഗ് ബത്ര ഇതിനോടനുബന്ധിച്ച് ചെയ്യുന്ന കാര്യം ഞാൻ മൻ കി ബാത്തിന്റെ ശ്രോതാക്കളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു
ശ്രീ ബത്ര അദ്ദേഹത്തിന്റെ വീടിനെ തന്നെ കുരുവികളുടെ കൂടാക്കി മാറ്റിയിരിക്കുന്നു
അദ്ദേഹം തന്റെ വീട്ടിൽ കുരുവികൾക്ക് എളുപ്പത്തിൽ താമസിക്കാനായി തടികൊണ്ട് കൂടു നിർമ്മിച്ചു
ഇന്ന് ബനാറസിലെ പല വീട്ടുകാരും ഈ ഉദ്യമവുമായി സഹകരിക്കുന്നു
ആയതിനാൽ വീടുകളിൽ പ്രകൃതിയുമായി ചേരുന്ന അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്
പ്രകൃതി പരിസ്ഥിതി പ്രാണികൾ പക്ഷികൾ ഇവയിൽ ഏതിന്റെ ഉന്നമനത്തിനായാലും നമ്മൾ പരിശ്രമിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്
വിജയ്കുമാർ കാബി എന്ന സുഹൃത്തിനെപ്പറ്റി പറയാം
അദ്ദേഹം ഒഡീഷയിലെ കേന്ദ്രപാറയിൽ താമസിക്കുന്നു
കേന്ദ്രപാറ സമുദ്രതീരപ്രദേശമാണ്
ആയതിനാൽ ഇവിടത്തെ പല ഗ്രാമങ്ങളും സമുദ്രത്തിലെ ഉയർന്ന തിരമാലകളുടെയും ചുഴലിക്കാറ്റിന്റെയും ഭീഷണിയിലാണ്
പലപ്പോഴും പലതരം നാശനഷ്ടങ്ങളും ഉണ്ടാകാറുണ്ട്
ഇത്തരം പ്രകൃതിദുരന്തത്തിന് തടയിടാൻ പ്രകൃതിയെ കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്ന് ശ്രീ വിജയ്കുമാറിന് മനസ്സിലായി
പിന്നെ എന്തുണ്ടായി ബഡാകോട്ട് ഗ്രാമത്തിൽ നിന്നും ശ്രീ വിജയ്കുമാർ തന്റെ യജ്ഞത്തിന് തുടക്കമിട്ടു
അദ്ദേഹം 12 വർഷം സ്നേഹിതരേ 12 വർഷം കഠിനമായി പ്രയത്നിച്ചു
ഗ്രാമത്തിന്റെ വെളിയിൽ സമുദ്രത്തിലേക്ക് 25 ഏക്കറോളം കണ്ടൽക്കാട് വെച്ചുപിടിപ്പിച്ചു
ഇന്ന് ഈ കാട് ഗ്രാമത്തെ സംരക്ഷിക്കുന്നു
ഇതുപോലൊരു കാര്യം ഒഡീഷയിലെ പാരദ്വീപ് ജില്ലയിലെ എഞ്ചിനീയർ അമരേശ് സാമന്തും ചെയ്തു
ശ്രീ അമരേശ് ചെറിയ കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിച്ച് പല ഗ്രാമങ്ങളെയും രക്ഷിക്കുന്നു
സുഹൃത്തുക്കളേ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സമൂഹത്തെ പങ്കെടുപ്പിച്ചാൽ വളരെ നല്ല ഫലം കിട്ടും
തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ ബസ് കണ്ടക്ടറായ മാരിമുത്തു യോഗനാഥൻ അങ്ങനെ ഒരു കാര്യമാണ് ചെയ്തത്
ശ്രീ യോഗനാഥൻ ബസ്സിലെ യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകുന്നതിനോടൊപ്പം ഓരോ വൃക്ഷത്തൈയും നൽകി
ഇത്തരത്തിൽ അദ്ദേഹം എത്രയെത്ര വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചുകാണും ശ്രീ യോഗനാഥൻ അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം ഇതിനായി ചെലവഴിച്ചുവരുന്നു
ഇത് കേട്ടതിനുശേഷം ശ്രീ മാരിമുത്തു യോഗനാഥന്റെ പരിശ്രമങ്ങളെ പ്രകീർത്തിക്കാത്ത ആരെങ്കിലും ഉണ്ടാകുമോ അദ്ദേഹത്തിന്റെ ഈ പ്രോത്സാഹനജനകമായ കാര്യത്തിന് ഞാൻ അദ്ദേഹത്തെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ മാലിന്യത്തിൽ നിന്ന് സമ്പത്ത് കചരെ സേ കഞ്ചൻ അതായത് മാലിന്യത്തിൽ നിന്ന് സ്വർണ്ണം ഉണ്ടാക്കുന്നതിനെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് മറ്റുള്ളവരോട് പറയാറുമുണ്ട്
മാലിന്യത്തെ മൂല്യവത്താക്കാനുള്ള കാര്യങ്ങളും ചെയ്തുവരുന്നു
ഇതിന് ഉദാഹരണം കേരളത്തിലെ സെന്റ് തെരേസാസ് കോളേജിൽ കാണാൻ സാധിക്കും
ഞാൻ അവിടെ 2017 ൽ വായനയുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്തത് ഓർക്കുന്നു
ഇപ്പോൾ ഈ കോളേജിലെ കുട്ടികൾ റീ യൂസബിൾ ടോയ്സ് ഉണ്ടാക്കുന്നു
അതും വളരെ ക്രിയാത്മകമായി
ഇവിടത്തെ കുട്ടികൾ പഴയ തുണി വലിച്ചെറിയപ്പെട്ട തടിക്കഷണങ്ങൾ ബാഗുകൾ ബോക്സുകൾ എന്നിവകൊണ്ട് കളിപ്പാട്ടം ഉണ്ടാക്കുന്നു
ചിലർ കളിയുപകരണങ്ങൾ നിർമ്മിക്കുന്നു
ചിലർ കാർ ചിലർ ട്രെയിൻ ഉണ്ടാക്കുന്നു
കളിപ്പാട്ടങ്ങൾ സുരക്ഷിതമാക്കുന്നതിനോടൊപ്പം ചൈൽഡ് ഫ്രണ്ട്ലി ആക്കുവാനും അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു
ഈ ഉദ്യമത്തിലെ വളരെ നല്ലൊരു കാര്യം ഇവർ ഇത് അങ്കണവാടിയിലെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്നു എന്നുള്ളതാണ്
ഇന്ന് ഇന്ത്യ കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണത്തിൽ വളരെ മുൻപന്തിയിലാണെങ്കിലും മാലിന്യത്തിൽ നിന്നും മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഈ യജ്ഞം ഈ നൂതന പരീക്ഷണം വളരെ പ്രാധാന്യമർഹിക്കുന്നു
ആന്ധ്രപ്രദേശിലെ വിജയവാഡയിൽ ശ്രീനിവാസ് പദകാണ്ഡല എന്നൊരു പ്രൊഫസർ ഉണ്ട്
അദ്ദേഹം വളരെ രസകരമായ കാര്യമാണ് ചെയ്യുന്നത്
അദ്ദേഹം ഓട്ടോമൊബൈൽ മെറ്റൽ സ്ക്രാപ്പിൽ നിന്നും ശില്പങ്ങൾ ഉണ്ടാക്കി
അദ്ദേഹം ഉണ്ടാക്കിയ ഈ വലിയ ശില്പങ്ങൾ പബ്ലിക് പാർക്കുകളിൽ സ്ഥാപിക്കപ്പെടുന്നു
ആളുകൾ വളരെ ഉത്സാഹത്തോടെ അവയെ കാണുന്നു
ഇലക്ട്രോണിക് ആൻഡ് ഓട്ടോമൊബൈൽ വേസ്റ്റ് റീസൈക്ലിംഗിൽ ഇതൊരു നൂതന പരീക്ഷണമാണ്
ഞാൻ ഒരിക്കൽക്കൂടി കൊച്ചിയിലെയും വിജയവാഡയിലെയും പ്രയത്നങ്ങളെ പ്രശംസിക്കുന്നു
കൂടുതൽ ആളുകൾ ഇത്തരം പ്രയത്നങ്ങളിൽ ഏർപ്പെടും എന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്ത്യാക്കാർ ലോകത്ത് എവിടെ ചെന്നാലും അവർ ഇന്ത്യക്കാരാണ് എന്ന് അഭിമാനത്തോടെ പറയുന്നു
നമ്മൾ നമ്മുടെ യോഗ ആയുർവേദം ഫിലോസഫി എന്നിവയെപ്പറ്റി അഭിമാനപൂർവ്വം സംസാരിക്കുന്നു
ഇതിനോടൊപ്പം നമ്മുടെ പ്രാദേശിക ഭാഷ വേഷം ഐഡന്റിറ്റി ഭക്ഷണം ഇവയിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു
നമുക്ക് പുതിയ കാര്യങ്ങൾ നേടണം
അതാണ് ജീവിതം
പക്ഷേ പഴയതിനെ ഉപേക്ഷിക്കാനും പാടില്ല
നമ്മൾ ഒരുപാട് യത്നിച്ച് നമുക്ക് ചുറ്റുമുള്ള വലിയ സാംസ്കാരിക പൈതൃകത്തെ പരിപോഷിപ്പിച്ച് പുതിയ തലമുറയിലേക്ക് കൈമാറേണ്ടതാണ്
ഇക്കാര്യമാണ് വളരെ ഉത്സാഹത്തോടെ അസമിലെ സികാരി ടിസൌ ചെയ്യുന്നത്
കർബി ആഗ്ലോൺ ജില്ലയിലെ സികാരി ടിസൌ കഴിഞ്ഞ 20 വർഷമായി കർബി ഭാഷയുടെ ഡോക്യുമെന്റേഷൻ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു
ഒരുകാലത്ത് കർബി ആദിവാസികളുടെ ഭാഷയായിരുന്ന കർബി ഇന്ന് മുഖ്യധാരയിൽ നിന്നു അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു
തങ്ങളുടെ ഈ ഐഡന്റിറ്റി സംരക്ഷിക്കണമെന്ന് ശ്രീ ടിസൌ തീരുമാനിച്ചു
ഇന്ന് അദ്ദേഹത്തിന്റെ പ്രയത്നഫലമായി കർബി ഭാഷയുടെ വളരെയധികം കാര്യങ്ങൾ ഡോക്യുമെന്റഡ് ആയിക്കഴിഞ്ഞു
തന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് പ്രശംസ പിടിച്ചു പറ്റുന്നതിനോടൊപ്പം അദ്ദേഹത്തിന് പല പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്
മൻ കീ ബാത്തിലൂടെ ഞാൻ ശ്രീമാൻ സികാരി ടിസൌവിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇതുപോലുള്ള ഉദ്യമങ്ങളിൽ ഏർപ്പെട്ട് വർഷങ്ങളായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ പല കോണിലുമുള്ള മറ്റു തപസ്വികളെയും അഭിനന്ദനം അറിയിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഏതൊരു പുതിയ തുടക്കവും അതായത് ന്യൂ ബിഗിനിംഗ് എപ്പോഴും പ്രത്യേകതയുള്ളതായിരിക്കും
ന്യൂ ബിഗിനിംഗ് എന്നാൽ പുതിയ സാധ്യതകൾ പുതിയ പ്രയത്നങ്ങൾ
പുതിയ പ്രയത്നങ്ങൾ എന്നാൽ പുതിയ ഊർജ്ജം പുതിയ ആവേശം
ഇക്കാരണത്താലാണ് നമ്മുടെ സംസ്ഥാനങ്ങളിലെ വിവിധ മേഖലയിൽ വൈവിദ്ധ്യമാർന്ന സംസ്കാരങ്ങളിൽ ഏതൊരു തുടക്കവും ഉത്സവമായി കൊണ്ടാടുന്ന പാരമ്പര്യം ഉള്ളത്
ഈ സമയം ഉത്സവങ്ങളുടെ പുതിയ തുടക്കത്തിന്റെ കാലമാണ്
വസന്തത്തെ ഉത്സവമായി ആഘോഷിക്കുന്ന പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ഹോളിയും
നിറങ്ങൾ കൊണ്ടു ഹോളി ആഘോഷിക്കുന്ന സമയം വസന്തവും നമ്മുടെ നാലുചുറ്റും പുതിയ നിറങ്ങൾ വാരി വിതറും
ഈ അവസരത്തിൽ പൂക്കൾ വിടരുവാൻ തുടങ്ങും
പ്രകൃതി ജീവസ്സുറ്റതാകും
രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ അധികം വൈകാതെ തന്നെ പുതുവർഷം ആഘോഷിക്കപ്പെടും
അത് ഉഗാദിയുടേയോ പുഥൺഡു ഗുഡിപാഡ്പായോ ബിഹുവോ നവരേഹ്ഓ പോയ്ലാ ബൊയിശാഖ് അല്ലെങ്കിൽ ബൈശാഖിയുടെ രൂപത്തിലായാലും രാജ്യം മുഴുവൻ ആവേശത്തിന്റെയും ഉത്സാഹത്തിന്റെയും പുതിയ പ്രതീക്ഷയുടെയും നിറങ്ങളിൽ മുങ്ങി കാണപ്പെടും
ഈ സമയത്തു തന്നെയാണ് കേരളം സുന്ദരമായ വിഷു ആഘോഷിക്കുന്നത്
ഇത് കഴിഞ്ഞ് ഉടൻ ചൈത്ര നവരാത്രിയുടെ പുണ്യകാലം വരും
ചൈത്രമാസത്തിലെ ഒമ്പതാം ദിവസം നമ്മുടെ നാട്ടിൽ രാമനവമി ഉത്സവം ആഘോഷിക്കുന്നു
ഇതിനെ ഭഗവാൻ രാമന്റെ ജന്മോത്സവത്തോടൊപ്പം ന്യായത്തിന്റെയും പരാക്രമത്തിന്റെയും പുതുയുഗപ്പിറവി ആയും കൊണ്ടാടുന്നു
ഈ അവസരത്തിൽ ആളുകളെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കുകയും കുടുംബങ്ങളേയും സമൂഹത്തെയും പരസ്പരം യോജിപ്പിക്കുകയും പരസ്പര ബന്ധങ്ങളെ ദൃഢമാക്കുകയും ചെയ്യുന്ന ഭക്തിസാന്ദ്രമായ ഒരന്തരീക്ഷമായിരിക്കും
ഈ ഉത്സവകാലത്ത് ഞാൻ എന്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് ശുഭാശംസകൾ നേരുന്നു
സുഹൃത്തുക്കളേ ഏപ്രിൽ നാലിന് നമ്മുടെ രാജ്യം ഈസ്റ്റർ ആഘോഷിക്കും
യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ ഉത്സവമായാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്
പ്രതീകാത്മകമായി പറഞ്ഞാൽ ഈസ്റ്ററും ജീവിതത്തിലെ പുതിയ തുടക്കവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു
ഈസ്റ്റർ പ്രതീക്ഷകളുടെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകമാകുന്നു
ഛി വേശ െവീഹ്യ മിറ മൌുെശരശീൌ െീരരമശെീി ക ഴൃലല േിീ േീിഹ്യ വേല ഇവൃശേെശമി ഇീാാൌിശ്യേ ശി കിറശമ യൌ േമഹീെ ഇവൃശേെശമി െഴഹീയമഹഹ്യ ഈയവസരത്തിൽ ഭാരതത്തിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് ആശംസകൾ നേരുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്നത്തെ മൻ കീ ബാത്തിൽ അമൃതമഹോത്സവത്തെ കുറിച്ചും രാഷ്ട്രത്തോടുള്ള നമ്മുടെ കർത്തവ്യത്തെ കുറിച്ചും ചർച്ച ചെയ്തു
നമ്മൾ മറ്റ് ഉത്സവങ്ങളേയും ആഘോഷങ്ങളേയും കുറിച്ചും സംസാരിച്ചു
ഇതിനിടയിൽ മറ്റൊരു ആഘോഷം വരാൻ പോകുന്നു
അത് നമ്മുടെ ഭരണഘടനാപരമായ അധികാരങ്ങളേയും കർത്തവ്യങ്ങളേയും കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു
അതാണ് ഏപ്രിൽ 14 ഡോ
ബാബ അംബേദ്കറുടെ ജയന്തി
ഇത്തവണ അമൃതമഹോത്സവത്തിൽ ഈ അവസരം കുറച്ചുകൂടി പ്രത്യേകതയുള്ളതാകുന്നു
ബാബ അംബേദ്കറുടെ ജയന്തി നമ്മൾ നിശ്ചയമായും സ്മരണീയമാക്കും
സ്വന്തം കർത്തവ്യങ്ങളെ നിറവേറ്റാനുള്ള പ്രതിജ്ഞയെടുത്ത് നമ്മൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു
ഈ വിശ്വാസത്തോടു കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഉത്സവാഘോഷങ്ങളുടെ ശുഭാശംസകൾ നേരുന്നു
നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുവിൻ ആരോഗ്യത്തോടെയിരിക്കുവിൻ നന്നായി ഉല്ലസിക്കുവിൻ
ഈ ആഗ്രഹത്തോടുകൂടി ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു മരുന്നും വേണം നിഷ്കർഷയും വേണം
എല്ലാവർക്കും ഒരായിരം നന്ദി